അതിനാൽ കൈയിലെ നഖങ്ങൾ മുറിച്ചു വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതുണ്ട്. സസംസ്‌കൃത പഴങ്ങളും പച്ചക്കറികളും അതായതു പാകം ചെയ്യാത്ത സാധാരണ ഭക്ഷണത്തിനു മുൻപ് കഴിക്കരുത്. ഒരിക്കലും സാധാരണ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാതിരിക്കുവാൻ

കഴിവതും രണ്ടു മണിക്കൂർ വിശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഭക്ഷണം കഴിച്ചതിനു ശേഷം മൂത്ര വിസർജനം ചെയ്യുന്നത് ആരോഗ്യത്തിനു വളരെ നല്ലതാണു. ദഹനം വളരെ നല്ല നിലയിൽ നടക്കുന്നതിനു കിടക്കുമ്പോൾ ഇടതുവശം ചരിഞ്ഞു കിടക്കുന്നതു വളരെ നല്ലതാണു. ഭക്ഷണത്തിനു ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുകയും വായ ബ്രഷ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ചൂടുള്ള ഭക്ഷണം കഴിച്ചതിനു ശേഷം തണുത്ത വെള്ളം കുടിക്കുകയോ മറിച്ചോ ചെയ്യുന്നത് ആരോഗ്യത്തിനു ഹാനികരമാണ്. ശരീരത്തിന് ആവശ്യമുള്ളതും പോഷകഗുണമുള്ളതും പുതിയതും രുചികരവും സമീകൃതവുമായ ആഹാരം മാത്രം കഴിക്കുക. ഭക്ഷണത്തിലെ വിരസതകളെ അകറ്റാനും ദഹന പ്രക്രിയകളിലെ വേദന അകറ്റാനും സന്ധികളിലെ വേദന അകറ്റാനും പഞ്ചാസനം വളരെ അധികം ഉപകരിക്കും. യുവാക്കളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ അതായതു നമ്മുടെ ശരീരത്തിന് അനിയോജ്യമല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെ. പഴകിയതും വാടിയതും ദുർഗന്ധം വമിച്ചതും രൂപവ്യത്യാസം വന്നതുമായ ആഹാര പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഭക്ഷിക്കുവാൻ പാടുള്ളതല്ല. വറുത്ത ഭക്ഷണ സാധനങ്ങൾ ഫാസ്റ്റ് ഫുഡ് പച്ചക്കറി ഇറച്ചികളും ചേർത്തുണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ എന്നിവ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. ഉറപ്പുള്ളതും രൂക്ഷ രുചിയുള്ളതുമായ മലക്കറികൾ കഴിവതും ഒഴിവാക്കണം. cold storage സൂക്ഷിക്കുന്നതും കാലാവസ്ഥക്ക് അനുയോജ്യമല്ലാത്തതുമായ പഴങ്ങളും പച്ചക്കറികളും ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വിവാഹ പാർട്ടികളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കുമ്പോൾ ആവശ്യമില്ലാത്ത ഭക്ഷണ ഭക്ഷണങ്ങളോ അമിത ഭക്ഷണമോ കഴിക്കരുത്. പുകവലി മുറുക്ക് മദ്യപാനം പുകയിലയുടെ ഉപയോഗം തുടങ്ങിയവ ആരോഗ്യത്തിന് ഹാനികരമായതിനാൽ അവയുടെ ഉപയോഗം ഒഴിവാക്കേണ്ടതാണ്. കൂടുതൽ തണുത്തതും കൂടുതൽ ചൂടുള്ളതുമായ പാനീയങ്ങൾ ഒഴിവാക്കേണ്ടത് ആരോഗ്യത്തിനു നല്ലതാണു. ചായ കാപ്പി chocolate milk തണുത്ത പാനീയങ്ങൾ പച്ചക്കറി ജ്യൂസുകൾ കരിമ്പ് juice എന്നിവ സ്ഥിരമായി ഉപയോഗിക്കാതിരിക്കുക. ആവശ്യമാണെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കി കഴിക്കേണ്ടതാണ്. ഫലത്തിൽ കോള തീർത്തും ഒഴിവാക്കേണ്ടതാണ് നമുക്കാവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഊർജം നിൽക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ശരീരത്തിലെ ബാഹ്യവും ആന്തരികവുമായ പ്രവർത്തങ്ങൾക്ക് ഊർജം ആവശ്യമാണ്. ഈ ആവശ്യം നിറവേറ്റുന്നതിന് ആഹാര പദാർത്ഥങ്ങൾ അന്നജവും കൊഴുപ്പുമാണ്. അന്നജഹാരങ്ങൾ അരി ഗോതമ്പു റാഗി ഇവയുടെ പൊടിച്ചതും എല്ലാം അതിൽ പെടും. ബ്രഡ് നുറുക്ക് ഗോതമ്പു ചോറ് ബാർലി കായ ഉരുളക്കിഴങ്ങു ചെമ്പു ചേന കാച്ചില് മധുരകിഴങ്ങു കാരറ്റ് ബീറ്റ്റൂട്ട് മുള്ളങ്കി പഞ്ചസാര ശർക്കര തേൻ കേക്ക് ബിസ്ക്കറ്റ് ലഖുപാനീയങ്ങൾ alcohol അടങ്ങിയ മറ്റു പാനീയങ്ങൾ കൊഴുപ്പടങ്ങിയ ആഹാരങ്ങള് അതെന്തൊക്കെയാണെന്നു നോക്കാം. സസ്സ്യ എണ്ണകളായ സോയഎണ്ണ എള്ളെണ്ണ നീലക്കടലയെണ്ണ ഡാൽഡ ok oil വെണ്ണ നെയ്യ്‌ മൃഗങ്ങളുടെ കൊഴുപ്പു തുടങ്ങിയവയുണ്ട്. കൊഴുപ്പടങ്ങിയ വസ്തുക്കൾ ഇവയെല്ലാം നാം വളരെ ചെറിയളവിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളു. മറ്റാഹാര പദാർത്ഥങ്ങൾ അപേക്ഷിച്ചു മനുഷ്യ ശരീരത്തിന് വളരെ അധികം ഊർജം നൽകുന്ന ആഹാര പദാർഥങ്ങളാണ്. വളർച്ചക്ക് സഹായിക്കുന്ന ഭക്ഷണ സാധനങ്ങളൊന്നുമിതില് ജന്തു ജന്യ മാംസാഹാരങ്ങളുണ്ട്.

പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മടെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് അതുപോലെ അതിൻ്റെ തലസ്ഥാനം ഏതാണ് പിന്നെ അവിടെ ഏറ്റവും വലിയ നഗരം ഏതാ ഏർ നഗരം ഏതാണ്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 ഉം ആദ്യായിട്ട് നമ്മ പറയാൻ പോകുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ് അത് സ്ഥിതിചെയ്യുന്നത് തെക്കൻ മേഖലയിൽ ആണ് തെക്ക് ഭാഗത്താണ് പിന്നെ ഇതിൻ്റെ പിന്നെനമ്മുടെ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 ഒന്നിനാണ് പിന്നെ അവിടെ ഔദ്യോഗികായിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് തെലുങ്ക് ആണ് പിന്നെ വാഹന registration code AP എന്ന code ആണ് വാഹനത്തിൻ്റെ registration code പിന്നെ ഇതിൽ വരുന്നത് അടുത്ത സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ് അത് പിന്നെ ഏർ വ ഏർ സ്ഥിതി ചെയ്യുന്ന മേഖല വടക്ക് കിഴക്ക് മേഖലയാണ് ഇവുടുത്തെ ഏറ്റവും വലിയ ഭരണ തലസ്ഥാനം എന്ന് പറയുന്നത് ഇറ്റാനഗർ അതുപോലെ വലിയ നഗരം ഇറ്റാനഗർ തന്നെയാണ് സംസ്ഥാനത്തിന് അംഗീകാരം കിട്ടിയത് ആയിരത്തിത്തൊള്ളായിരത്തി എമ്പത്തിയേഴിൽ february ഇരുപതിനാണ് അരുണാചൽ പ്രദേശിലെ ഔദ്യോഗിക ഭാഷാന്ന് പറയുന്നത് English ആണ് വാഹന Registration code പറയുന്നത് AR എന്നാണ് അതുപോലെ അടുത്ത രാഷ്ട്ര ഏർ സംസ്ഥാനം അസമാണ് അതും ഒരു വടക്ക്കിഴക്കൻ സംസ്ഥാനം ആണ് അതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ദിസ്പൂർ എന്ന് പറയുന്നൊരു സ്ഥലം ആണ് പിന്നെ ഏറ്റവും വലിയ നഗരം ഗുവാഹത്തി ആണ് ആ സംസ്ഥാനത്തിന് ഏർ പദവി കിട്ടിയത് ആയിരത്തിത്തൊള്ളായിരത്തിഅമ്പതിലാണ് ഏർ January ഇരുപത്തിആറിന്

അതിന്റൊരു വാഹന registration code എന്ന് പറയുന്നത് AS ആണ് പിന്നെയുള്ളത് അവിടുത്തെ ഒരു കിഴക്കൻ ഏർ കിഴക്കൻ

ഏർ അംഗീകാരം കിട്ടിയത് ആയിത്തി തൊള്ളായിരത്തി അമ്പത് january ഇരുപത്തിആറിന് ആണ് അതായത് ഏകദേശം ഈ ബിഹാറും അസ്സമു ഒക്കെ ഒരേ ദിവസാണ് ഏർ രൂപീകരിച്ചത് അതിൻ്റെ സംസ്ഥാന പതവികിട്ടിയത് ബിഹാറിലെ ഹിന്ദിയാണ് പിന്നെ ഔദ്യോദിക ഭാഷ ഉർദു അവിടെ ചില ഭാഗങ്ങളിൽ ഉർദു സംസാരിക്കുന്നുണ്ട് അത് ഔദ്യോഗിക ഭാഷയാണ് പിന്നെ അടുത്തത് ഛത്തീസ്ഗർ ആണ് ഛത്തീസ്ഗഡ് അത് ഛത്തീസ്ഗഡിൽ പിന്നെ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം centre ൽ ആയിട്ടാണ് ഉള്ളത് മധ്യഭാരതത്തിലാണ് സ്ഥിതിചെയ്യുന്നത് അവിടെ ന്നെ പറഞ്ഞ സ്ഥല തലസ്ഥാനം ഏർ തലസ്ഥാനാണ് തലസ്ഥാനം ഛത്തിസ്ഗഢിന്റെ റായ്പ്പൂർ തന്നെയാണ് വലിയ നഗരവും ഛത്തിസ്ഗഡിൽ ഇണ്ടായ ഏർ ഇരുപതാം നൂറ്റാണ്ട് തുടക്കത്തിലാണ് ഛത്തീസ്ഗഡ് രൂപീകരിച്ചത് രണ്ടായിരം രണ്ടായിരം november ഒന്നിനാണ് അതുപോലെ ആവുടത്തെ ഭാഷ എന്ന് പറയുന്നത് ഛത്തീസ്ഗഢി എന്ന് പറഞ്ഞ ഒരു ഭാഷയാണ് അതുപോലെ english ഉം ഹിന്ദിയും അവിടുത്തെ ഔദ്യോദിഗഭാഷയായിട്ടുണ്ട് പിന്നെ അടുത്ത രാഷ്ട്രം ഗോവ ആണ് അത് പിന്നെ അയിൻ്റെ മേഖല പാശ്ചാത്യ മേഖല ആണ് ഗോവയുടെ തലസ്ഥാനം പനാജി ആണ് പനാജി തന്നെയാണ് പനാജി അതുപോലെ വലിയ നഗരം എന്ന് പറയുന്നത് വാസ്കോ ഡ ഗാമ എന്ന് പറഞ്ഞ നഗരാണ് വലിയ നഗരം ആയിരത്തിത്തൊള്ളായിരത്തിഎൻപത്തി ഏഴ് may മുപ്പത്തിനാണ് രൂപീകരിച്ചത് കൊങ്കണിയാണ് ഭാഷ മറാത്തി ഔദ്യോദിഗ ഭാഷ തന്നെ ആണ് പിന്നെ അടുത്തത് സംസ്ഥാനം ആണ് ഗുജറാത്ത് ഗുജറാത്തിലെ ഏറ്റ് ഏർ capital അതായ തലസ്ഥാനം ഭരണപ്രദേശം എന്ന് പറയുന്നത് ഛത്തിസ്ഗഡ് ആണ് പിന്നെ വലിയനഗരം അഹമ്മദാബാദ് ആണ് sorry പിന്നെ ഗുജറാത്തിൻ്റെ capital ഗാന്ധിനഗർ ആണ് അതുപോലെ വലിയ നഗരം എന്ന് പറയുന്നത് അഹമ്മദാബാദ് ആണ് ആയിരത്തി തൊള്ളായിരത്തി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 വടക്കൻ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനം ആണ് അതിൻ്റെ capital ആണ് ചത്തീസ്ഗഡ് അതായത് തലസ്ഥാനം ഭരണ തലസ്ഥാ ഭരണ പ്രദേശം സംസ്ഥാനം പിന്നെ അതിന്റെ ഏർ ചത്തി ഹര്യാ

ഏറ്റവും വലിയ നഗരംന്ന് പറയ്ന്നത് ഷിംല തന്നെയാണ് ആയിരത്തിത്തൊള്ളായിരത്തിഎഴുപത്തിഒന്ന് january ഇരുപത്തിഅഞ്ചിന് ആണ് ആ സംസ്ഥാനം രൂപീകരിച്ചത് ഇവിടെ ഭാഷ സംസ്കൃതം ആണ് പിന്നെ ജാർഖണ്ഡ് ആണ് ജാർഖണ്ഡ് എന്ന് പറയുന്നതൊരു കിഴക്കൻ സംസ്ഥാനമാണ് റാഞ്ചി ആണ് state ഏർ ഉം അതായത് ഭരണസംസ്ഥാനം ജംഷെദ്പുർ ആണ് എറ്റവും വലിയ നഗരം ആയിരത്തിതൊള്ളായിരത്തി ഏർ രണ്ടായിരം ഏകദേശം രണ്ടായിരം november രൂപീകരിച്ചത്‌ ഹിന്ദി ആണ് ഔദ്യോഗികഭാഷ പിന്നെ അവിടത്തെ ഭാഷയുണ്ട് ആധുനിക ബംഗാളി അത്‌പോലെ പിന്നെ പറഞ്ഞ ഉറുദു ഭാഷകൾ പോലത്തെ പ്രാദേശിക ഭാഷകളാണ് നാഗ്‌പുരി ഇണ്ട് അങ്ങന പല ഭാഷകളിണ്ട് പിന്നെ കർണാടകയാണ് ഉള്ളത് കർണാടക എന്ന് പറയുന്നത് തെക്കൻ ഭാഗത്തുള്ള സംസ്ഥാനമാണ്. തെക്കൻ ബാ ഏർ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 കർണാടക തെക്കൻ സംസ്ഥാനം ആണ് പിന്നെ തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ ന ഏർ തലസ്ഥാനം ഇത് രണ്ടും ഒരെ സമയത്താണ് രൂപീകരിച്ചിട്ടുള്ളത് ആയിരത്തിത്തൊള്ളായിരത്തിഅമ്പത്തിആറ് november ഒന്നിനാണ് കേരളത്തിൽ മലയാളാണ് ഔദ്യോഗിഗ ഭാഷ english ഉം കൂടുതൽ സംസാരിച്ചു പിന്നെ ഉള്ളത് മധ്യപ്രദേശ് ആണ് അത് സ്ഥിതി ചെയ്യുന്നത് മധ്യ ഭാഗത്താണ് center ഇൽ ആണ് ഭോപ്പാൽ ആണ് അയിന്റെ capital indoor ന്ന് പറഞ്ഞ ആയിരത്തിതൊള്ളായിരത്തിഅമ്പത് january ഇരുപത്തിആറിനാണ് രൂപീകരിച്ചത് ഹിന്ദി ആണ് ഔദ്യോഗിക ഭാഷ പിന്നെ മഹാരാഷ്ട്ര ആണ് മഹാരാഷ് ഒരു പാശ്ചാത്യ state ആണ് വേനൽക്കാലത്ത് മുംബൈ ആകും capital ഏർ ശീതകാലത്ത് ഏർ സമയത്ത് ശീതകാലത്ത് നാഗ്പൂർ ആകും ഭരണപ്രദേശം വരുക. മധ്യ ഏർ മധ്യപ്രദേശ് പോലെതാന്നെ മഹാരാഷ്ട്ര മുംബൈ ആണ് ഏറ്റവും വലിയ നഗരം ആയിരത്തിത്തൊള്ളായിരത്തിഅറവത്തിലാണ് രൂപീകരിച്ചത് may ഒന്നിന് മറാത്തി ആണ് ഔദ്യോഗിക ഭാഷ പിന്നെ മണിപ്പൂർ ആണ് അത് വടക്ക്കിഴക്ക് സംസ്ഥാനാണ് ഇൻഫാൽ ആണ് ഏർ ജില്ലയാണ് ഏറ്റവും വലിയ പിന്നെ ഭരണപ്രദേശം അതായേ തലസ്ഥാനം ഇൻഫാൽ തന്നെ വലിയ നഗരവും ആയിരത്തിത്തൊള്ളായിരത്തിഎഴുപത്തിരണ്ട് january ഇരുപത്തിഒന്നിനാണ് രൂപീകരിച്ചത് മയ്റ്റി ന്ന് പറഞ്ഞൊരു ഭാഷയാണ് അവിടുത്തെ ഔദ്യോദിഗ ഭാഷ English ഉം ഒരു ഔദ്യോഗിഗ ഭാഷയാണ്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 അടുത്തത് മിസോറാം ആണ് അത് ഒരു വടക്ക് കിഴക്കൻ സംസ്ഥാനം ആണ് ഐസ്വാൾ ആണ് capital വലിയ ഏർ നഗരവും അത് തന്നെ ആണ് english ഉം ഹിന്ദിയും പിന്നെ അതുപോലെ മിസോ എന്ന് പറഞ്ഞൊരു ഔദ്യോദിഗ ഭാഷ പ്രാദേശിക ഭാഷയും ഔദ്യോദിഗ ഭാഷയും പിന്നെ ഒന്ന് നാഗാലാൻഡ് ഒഡീഷ പഞ്ചാബ് രാജസ്ഥാൻ സിക്കിം അതിനെ കൂടി കുറിച്ച് പറയാൻ ഇണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥനങ്ങളും അത്പോലെ അത് വലിയ രാഷ്ട്രായത് കൊണ്ടും പിന്നെ ഓരോരോ ഭാഗവും കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ ഒരുക്കിയിട്ട് hello നമസ്കാരം. അപ്പൊ ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് cricket എന്നൊരു വിനോദ കായിക വിനോദത്തെ കുറിച്ചാണ്. നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ cricket എന്ന് അറിയപ്പെടുന്നത് വളരെ അധികം popular ആണ്. അതായത് ന~നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ മറ്റു കായിക വിനോദങ്ങളെ അപേക്ഷിച്ച് cricket നോക്കുകയാണെങ്കിൽ തീർച്ചയായും മുന്‍പന്തിയിൽ നിൽക്കുന്ന ഒരു കായിക വിനോദമാണ് cricket എന്ന് നമുക്ക് തീര്‍ച്ചയായും പറയാവുന്നതാണ്. എന്നാൽ നമ്മൾ യൂറോപ്പ്, latin american തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നമുക്ക് നോക്കുമ്പോഴ് ഈ cricket എന്ന് അറിയപ്പെടുന്ന ഈ വിനോദം അത്രയ്ക്കങ്ങട് famous അല്ല അവിടെ അത്രയ്ക്ക് പ്രചാരണം നേടിയ ഒരു കായികവിനോദം അല്ല അവിടെ പിന്നെ ഇത് സത്യ കാര്യമെന്തെന്ന് ഏ ഇത് british കാരാണ് പ്രചരിപ്പിച്ചത് അതുകൊണ്ടു തന്നെ common wealth രാജ്യങ്ങളിലാണ് നാം cricket ന് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളത് അതായത് ഏഷ്യ പോലുള്ള രാജ്യങ്ങളില് cricket ഏകദേശം പതിനൊന്നു പേരടങ്ങിയ രണ്ടു team മുകളാണ് മത്സരിക്കുന്നത്. അതായത് ഒരു team മില് പതിനൊന്നു പേരായിരിക്കുമുണ്ടാവുക. ഈ cricket റ്റിൽ bat റ്റും ball ളും ഉപയോഗിച്ചിട്ടുള്ള ഒരു കളിയാണ് cricket എന്ന് അറിയപ്പെടുന്നത്. ഏകദേശം ഒരു round shape ലുള്ള പുൽ മൈതാനങ്ങളാണ് cricket കളിക്കുവാൻ ഉപയോഗിക്കുന്നത്. മൈതാനത്തിന്റെ പിന്നെ ground ന്റെ നടുക്കായിട്ട് ഏകദേശം നമുക്ക് ഒരു ഇരുപത്തൻേഞ്ച point ഒന്നേ രണ്ട് meter റിൽ തീർത്ത ഒരു pitch കാണാൻ കഴിയും. ഇതാണ് cricket കളിയുടെ main കേന്ദ്രം എന്ന് വേണമെങ്കിൽ നമ്മുക്ക് പറയാൻ കഴിയും. പിന്നെ ഈ pitch ലെ രണ്ടറ്റത്തും നമുക്കൊരു മൂന്ന് കോലുകൾ കാണാൻ കഴിയും ഇതാണ് stump എന്ന് അറിയപ്പെടുന്നത് stump അല്ലെങ്കിൽ wicket എന്ന് അറിയപ്പെടുന്നത്. നേരെത്തെ തന്നെ പറഞ്ഞ പോലെ തന്നെ പതിനൊന്ന് പേർ അടങ്ങിയ രണ്ട് pair ഏകദേശം കളിയിൽ ഏകദേശം മൊത്തം ഇരുപത്തിരണ്ട്‍ പേരുണ്ട്. എന്നാൽ പിന്നെ football കളിയെ അപേക്ഷിച്ച് നമുക്ക് ഒരേ സമയം പതിമൂന്ന് പേരെ മാത്രമേ കളിയിൽ കേറാൻ കഴിയൂ. അതായത് fielding team മിലെ പതിനൊന്ന് പേരെയും പിന്നെ batting team മിലെ ഏകദേശം രണ്ട് പേരെയും മാത്രമേ നമുക്ക് ഒരേ സമയം ഒരേ സമയത്ത് മൈതാനത്ത് കാണാൻ കഴിയുകയുള്ളു.

ഈ മൈതാനത്ത് ഒരു boundry line ഉണ്ടായിരിക്കും അതിലൂടെ പൊന്തിച്ച് അടിക്കുമ്പോൾ അതായത് ground ണ്ടിൽ തൊടാതെ ആ boundry line അതായത് ഒരു line പിന്നെ അടിച്ചകറ്റുമ്പോള് നമ്മുക്ക് six run അതായത് ആറ് run കിട്ടും ഇനി ആ line നമ്മൾ ground ണ്ടിൽ touch ചെയ്തിട്ടാണെങ്കിൽ touch ചെയ്തിട്ടാണ് ആ line ൽ കടന്നുപോകുന്നെങ്കിൽ നാല് run മുണ്ടാകും. പിന്നെ അടുത്തത് പറയാനെങ്കിൽ no ball അതായതു ഒരു ball no ball എന്ന് അറിയപ്പെടുന്നത് no ball cricket റ്റിൽ ഏറ്റവും എനിക്ക് തോന്നുന്നു മറ്റ് മറ്റ് കായിക വിനോദങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ നിയമങ്ങൾ ഉള്ളത് cricket റ്റിൽ ആണെന്ന് തോന്നുന്നു. പിന്നെ no ball എന്ന് അറിയപ്പെടുന്നത് പിന്നെ ഒരു player no ball എന്ന് അറിയപ്പെടുന്നത് നമ്മൾ പന്തെറിയുമ്പോൾ ഒരു batsman ന്റെ chest ന്മുകളിലോ തലയ്ക്കു മുകളിലോ പന്ത് pitch ചെയ്യാതെ പോകുമ്പോൾ ആ ball no ball ആണ്. അതുപോലെ free hit എന്ന് അറിയപ്പെടുന്നത് ഒരു ബോ ഒരു bowler റിനെ ഒരു bowler പിന്നെ അദ്ദേഹം പന്തെറിയുമ്പോഴ് കാല് ഒരു line ന്റെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റൂല്ല. ഈ line ന്റെ അപ്പുറത്തേക്ക് തൻെറ ഒരു bowler ന്റെ കാല് കൂടാതെ എറിയുന്ന സമയത്ത് കാല് അപ്പുറത്തേക്ക് പോയാൽ അത് no ball ആണ് പിന്നെ അടുത്ത ball free hit ആയിരിക്കും ഈ free hit എന്ന് അറിയപ്പെടുന്നത് ഈ free hit റ്റില്. batsman എങ്ങനെ വേണമെങ്കിലും അടിക്കാം അതിൽ caught out ഓ മറ്റു out കളോ ഉണ്ടായിരിക്കുന്നതല്ല. run out ഒഴികെ ബാക്കി ഒരു out ഉം ഉണ്ടായിരിക്കുന്നതല്ല. അടുത്തത് wide wide എന്ന് അറിയപെടുന്നത് batsman ൻറെ ഇരുവശത്തുമായിട്ട് നമുക്ക് രണ്ട് line കാണാൻ കഴിയും. ഒരു bowler ball എറിയുമ്പോൾ ഈ രണ്ട് line ൻറെയും അപ്പുറത്തേക്ക് അതായത് രണ്ട് line ൻറെയും അപ്പുറത്ത് കൂടിയാണ് പന്ത് പോകുന്നതെങ്കിൽ അത് wide ആണ് ഉണ്ടാവുക. പിന്നെ bats man പന്തടിച്ച~പന്തടിച്ചകറ്റിയ ശേഷം എതിർ team അംഗങ്ങൾ പന്ത് തിരികെ എത്തിക്കും വരെ നമ്മുക്ക് ആഹ് സഹ batsman അപ്പൊ ഒരു pitch ന്റെ ഒരു അറ്റത്ത് നിന്നും മറ്റേ അറ്റത്തിലേക്ക് ഓടുന്നു ഇങ്ങനെ ഓടി. ഇവര് ഇങ്ങ~ഇങ്ങനെ ഓടി നേടുന്നതിനാൽ batsman നേടുന്ന score നെ run എന്ന് അറിയപ്പെടുന്നു അതായത് ഓടിയിട്ടാണ് പിന്നെ score ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിനെ run എന്ന് അറിയപ്പെടുന്നത് എന്നാൽ batsman മാനെ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

cricket എന്ന് അറിയപ്പെടുന്നത് മൂന്ന് format ലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് മൂന്ന് format എന്ന് അറിയപ്പെടുമ്പോൾ test, twenty twenty ഏകദിനം ഈ test എന്ന് അറിയപ്പെടുന്നത് അഞ്ച് ദിവസത്തെ കളിയാണ്. അഞ്ച് ദിവസത്തെ ഓരോ ദിവസവും തൊണ്ണൂറ് തൊണ്ണൂറ് over ആണ് എറി~എറിയുന്നത്. തൊണ്ണൂറ് over എറിയുന്ന ഒരു ദിവസം തൊണ്ണൂറ് over വച്ചാൽ അഞ്ചുദിവസം അങ്ങനെ രണ്ട് innings ഉണ്ടായിരിക്കും. first innings, second innings അങ്ങനെ രണ്ട് innings ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ക്രി~ cricket കളിയിൽ ഏറ്റവും ദൈർഘ്യമുള്ള match കള് test ആണ്. ഈ test ല് അവർ പൊതുവെ jersey ഉപയോഗിക്കില്ല പകരം വെള്ളയും വെള്ളയും. jersey ന്ന് പറയുമ്പോൾ വെള്ളയും വെള്ളയും ഉള്ള jersey ആണ് ഉപയോഗിക്കുന്നത്. ഈ test ഇല് ഏറ്റവും പ്രചാരമുള്ളൊരു test ആണ് ashes എന്ന് അറിയപ്പെടുന്നത് അതായത് ഇംഗ്ലണ്ട് versus ഓസ്ട്രേലിയ match ആണ് ashes test. test കളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നതും test നമ്മുക്ക് ashes test റ്റിനെ വിളിക്കാം.

പിന്നെ twenty twenty എന്ന് അറിയപ്പെടുന്നത് ഇരുപത് over match ആണ്. ഒരു team മിന് ഇരുപത് over ആണ് അങ്ങനെ പിന്നെ ഏകദേശം മൂന്ന് നാല് മണിക്കൂറുകൊണ്ട് ഈ ഈ ക്രി~ twenty twenty format match അവസാനിക്കും. ഏറ്റവും കൂടുതല് പിന്നെ ആരാ cricket റ്റിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള format twenty twenty match ആണ് പിന്നെ ഉള്ളത് ഏകദിനമാണ് അതായത് അമ്പത് over ആണ് ഒരു team മിന് അമ്പത് over ആണ് അങ്ങനെ രണ്ട് team മിന് അമ്പത് നൂറ് അപ്പൊ നൂറ് over. ഇതാണ് ഏകദിനം എന്ന് പറയുന്നത് ഏകദിന ഇതാ അതായത് ഒരു ദിവസംമൊത്തം ഇതുണ്ടാകും എന്നാൽ പിന്നെ നേരെത്തെ പോലെ തന്നെ cricket ന്റെ ജനപ്രീതിക്ക് കുറെ കാര്യങ്ങൾ ഘടകമാകുന്നുണ്ട്. അതായത് ജനപ്രീതിക്ക് കുറെ വിപരീതമായി കുറെ haters ന്റെ കാരണം എന്തെന്ന് ചോദിച്ചാല് പിന്നെ മത്സരം ഒന്നോ അതിൽ അധികമോ ദിവസങ്ങൾ നീണ്ട് നിൽക്കുന്നുണ്ട് test പോലെത്തെ മത്സരങ്ങളാകുമ്പോൾ. പക്ഷെ നമ്മുടെ football ഒക്കെ നമ്മുടെ ഒന്നര മണിക്കൂർ ഒക്കെ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അപ്പൊ cricket ലെ നിയമങ്ങള് അതുപോലെ സങ്കീർണമാണ് പിന്നെ കൂടുതൽ ഒന്ന്കൂടി tough ആണ് പിന്നെ എന്നാൽ ഈ twenty twenty പോലെയുള്ള പരീക്ഷണങ്ങള് ഒരു cricket ന് പുത്തൻ ഉണർവ് നൽകി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ cricket നെ പറയുമ്പോൾ പിന്നെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് umpire മാർ എന്ന് അറിയപ്പെടുന്നത് umpire മാർ എന്നാൽ football ലെ referees നെ പോലെയാണ് referee കൾ പോലെയാണ് cricket ലെ umpire മാർ. cricket മത്സരം നിയന്ത്രിക്കുന്നവരാണ് umpire മാർ. പിന്നെ ഏകദേശം ഒരു കളിക്കളത്തില് രണ്ട് umpire മാരാണ് മത്സരം നിയന്ത്രിക്കുന്നത്. പിന്നെ main umpire ball ചെയ്യുന്ന wicket ന് പിന്നിലായിട്ടാണ് നിൽക്കുന്നത്. പ്രധാന തീരുമാനങ്ങളെല്ലാം. ഈ main umpire ൽ നിന്നാണ് സ്വീകരിക്കുന്നത്. രണ്ടാമത്തെ umpire square - leg എന്നാണ് അറിയപ്പെടുന്നത് അതായത് fielding സ്ഥാനത്തിന് സമീപമാണ് ഇദ്ദേഹത്തെ നമ്മുക്ക് ഈ രണ്ടാമത്തെ umpire നെ കാണാൻ കഴിയുക batsman ൻറെ നീക്കങ്ങളെ പിന്നെ നിരീക്ഷിക്കുക.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 ഈ umpire ആണ് അതായത് DRS അതായത് decision review system ഒക്കെ നോക്കുന്നത് അതായത് അഹ് review ഒക്കെ നോക്കുന്നത് ഈ പിന്നെ മൂന്നാമത്തെ umpire ആണ്. DRS മൂന്നാമത്തെ നോക്കുന്നത്. പിന്നെ നമ്മള് cricket നെ പറ്റി പറയുമ്പോൾ പിന്നെ മറ്റൊരു ഒഴിച്ചുകൂടാനാവാത്തൊരു മറ്റ് സംഭവമാണ് IPL എന്ന് അറിയപ്പെടുന്നത് അതായത് indian premier league പിന്നെ cricket ൽ ഇന്ത്യയുടെ ഒരു അഭിമാനമെന്ന് വേണമെങ്കിൽ നമുക്ക് IPL നെ പി~പിന്നെ വിശേഷിപ്പിക്കാം തീർച്ചയായും വിശേഷിപ്പിക്കാം കാരണം BCCI ഉം IPL governing council നേരിട്ട് നടത്തുന്നൊരു league ആണ് IPL. പിന്നെ മറ്റു രാജ്യങ്ങളിലെ league കളെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും മുൻപന്തിയിലുള്ള ഒരു league ആണ് IPL എന്ന് അറിയപ്പെടുന്നത് പിന്നെ~പിന്നെ big bash league ഉണ്ട് BBL നമ്മുടെ australian league ആണ് മറ്റ് ഏത് league ഉം.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

IPL ഏറ്റവും കൂടുതൽ ജേ~ജേതാക്കളായത് നമ്മുടെ മുംബൈ indian സാണ് ഏകദേശം അഞ്ച് തവണ അവർ കപ്പടിച്ചിട്ടുണ്ട്. അത്പോലെ IPL ഏറ്റവും കൂടുതൽ runs നേടിയത് നമ്മുടെ മുൻ ഇന്ത്യൻ captain ആയ അതായത് ഇപ്പോഴും ഇന്ത്യയുടെ captain ആയ വിരാട് കോഹ്ലിയാണ്. ഏറ്റവും കൂടുതൽ wicket ബ്രാവോ ആണ് ട്വയിൻ ബ്രാവോ. ഏകദേശം march ഇരുപത്തിയെട്ടോടെയായിരിക്കും IPL ന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നാമത്തെ അടുത്ത പതിപ്പ് തുടങ്ങാൻ പോകുന്നത്.

വിഷാദരോഗം ആധുനിക മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് മാനസിക സമ്മർദം പ്രധാനമായും തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് വിഷാദം അഥവാ depression എന്ന് ഇതിനെ english ൽ പറയുന്നു ഭക്ഷണരീതി ഉറക്കം വ്യക്തിത്വം ലൈംഗീക ജീവിതം എന്നിവയെ വലിയ തോതിൽ ബാധിക്കുമ്പോഴാണ് വിഷാദരോഗം ഏർ വിഷാദം രോഗമായി മാറുന്നത് രോഗം പിടിപെടുമ്പോൾ ജോലി നഷ്ടപ്പെടുമ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഏർപ്പെടു പെട്ടുലയുമ്പോൾ പ്രീയപ്പെട്ടവർ മരണപ്പെടുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ബാല്യകാലത്ത് അനുഭവിക്കേണ്ടിവന്ന തിക്താനുഭവങ്ങൾ ബാല്യകാലം മുതൽ ലൈംഗീക ചൂഷണത്തിന് ഇരയായവർ ബലാത്സംഗത്തിന് ഇരയായവർ സ്ത്രീകളിൽ പ്രസവാനന്തരം ആർത്തവ വിരാമം അഥവാ menopause തുടങ്ങിയ പല സാഹചര്യങ്ങളും ആളുകളെ വിഷാദരോഗികളാക്കിത്തീർക്കുന്നുണ്ട്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

പ്രായമായി എന്ന തോന്നൽ ലൈംഗീക താൽപര്യക്കുറവ് എന്നിവ വിഷാദരോഗവുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു ചിട്ടയായ വ്യായാമത്തിന്റെ കുറവും വിഷാദരോഗം ഉണ്ടാകുവാനുള്ള സാധ്യത വർധിപ്പിക്കുന്നു serotonin non norepinephrine എന്നീ രാസപരിവാഹകരുടെ വിന്യാസത്തിലും പ്രവർത്തനത്തിലുമുള്ള കുറവാണു വിഷാദരോഗത്തിന്റെ അടിസ്ഥാനം എന്ന് കണ്ടെത്തീട്ടുണ്ട് ഈ അടിസ്ഥാനവൈകല്യം എങ്ങനെ ഉണ്ടാകുന്നു എന്നത് വ്യക്തമല്ല എന്നാൽ വിഷാദരോഗം ചികിത്സക്ക് ഉപയോഗിക്കുന്ന ആധുനിക ഔഷധങ്ങൾ പരിവാഹക പദാർത്ഥങ്ങളുടെ കുറവ് പരിഹരിക്കാനായി കണ്ടിട്ടുണ്ട് തലച്ചോറിലെ നാഡീ പ്രേക്ഷണവ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ക്രമക്കേടുകൾ ശാരീരിക മാനസിക തലങ്ങളിലെ പലതരം അസ് അസ്വസ്തങ്ങളായി പരിണമിക്കും അവയുടെ ആകെത്തുകയാണ് depression ഇത് മനസികതതലത്തിലാണ് നമുക്ക് അനുഭവപ്പെടുന്നത് എങ്കിലും ശരീരത്തിൽ അതായത് തലച്ചോറിൽ നിന്നു തന്നെയാണ് തുടങ്ങുന്നത് ദുഖവും പിരിമുറുക്കവും മാറാതെ നിന്ന് നാഡീപ്രേക്ഷണം വഴിയുള്ള ചില രാസസംപ്രേഷണത്തിൽ ഉണ്ടാകുന്ന അസംതുലിതാവസ്ഥ depression എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു ഇതൊരു moody disorder ആണ് അതായത് ഒരു നിശ്ചിതക്രമത്തിലുള്ള ശാരീരിക മാനസിക അവസ്ഥയാണ് moody എന്നുദ്ദേശിക്കുന്നത്

ഭൂരിപക്ഷം രോഗികളിലും വിഷാദ രോഗം പെട്ടന്നുണ്ടാവുകയും ഏതാനും മാസങ്ങൾക്കകം പൂർണമായി ശമിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ വലിയൊരു വിഭാഗം രോഗികളിൽ അത് ആവർത്തിക്കും ചിലപ്പോൾ ഓരോ വർഷവും ചിലരിൽ ഏതാനും വർഷങ്ങളിൽ ഇടവേളക്ക് ശേഷവും മാത്രം എല്ലാ പ്രാവശ്യവും വിഷാദ ലക്ഷണങ്ങളാണ് രോഗിക്കുണ്ടാവുന്നത് എങ്കിൽ അതിനെ ഏകമുഖവിഷാദം എന്ന് വിളിക്കുന്നു ഏകമുഖവിഷാദം രോഗമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ വിഷാദവിരുദ്ധ ഔഷധങ്ങൾ anti dependence depressants മാത്രം കൊണ്ടുള്ള ചികിത്സ ഫലപ്രദമായെക്കും ദ്വിമുഖവിഷാദം bipolar depression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

ദ്വിമുഖ വിഷാദ രോഗത്തിന് വിഷാദവിരുദ്ധഔഷധങ്ങൾ anti depressant depressants മതിയാകില്ല വിഷാദ വിരുദ്ധഔഷധങ്ങൾ മാത്രം ഉപയോഗിക്കുന്നത് രോഗിയുടെ സ്ഥിതി മോശമാകാനും കാരണമാകും വികാര തുല്യ ഔഷധങ്ങൾ കൂടി ശ്രദ്ധാപൂർവം ഉപയോഗിച്ചാണ് അവയെ ചികിൽസിക്കേണ്ടത് melancholic depression ഇതിൽ ഉറക്കം വിശപ്പ് ലൈംഗികത ഇവയിൽ വളരെ കുറവ് വരുക തീരെ മെലിയുക ഇവ് ഇവ ഉണ്ടാകുന്നു atypical depression ഈ രോഗികളിൽ അമിതമായ ഉറക്കം കൂടുതൽ വിശപ്പ് അതനുസരിച്ച് ഭക്ഷണം കഴിക്കുക ലൈംഗിക ആസക്തി കൂടുക ശരീരം ചീർത്തു വരിക മുതലായവ പ്രകടമാവുന്നു psychotic depression ആരൊക്കെയോ തന്നെ കൊല്ലാൻ വരുന്നു ചുറ്റും ശത്രുക്കൾ ആണെന്നുമുള്ള ചിന്തയും ഭയവും ഇതിൽ കൂടുതലായി കാണുന്നു post pa partum depression ഇത് പ്രസവത്തിനോടനുബന്ധിച് സ്ത്രീകളിൽ ഉണ്ടാകുന്നതാണ്

അഥവാ bipolar mood disorder ഒരാളുടെ വൈകാരിക അവസ്ഥ അഥവാ mood ൽ അത്യാഘാതം അതികഠിനമായ ദുഃഖം എന്നിങ്ങനെ കാര്യമായ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ ആണ് ഉന്മാദ വിഷാദരോഗം അഥവാ bipolar mood disorder

വിഷാദരോഗത്തിൽ നിരാശ ആത്മഹത്യാ പ്രവണത ഷര് ശരീര ക്ഷീണം വിശപ്പില്ലായ്മ ഉറക്കക്കുറവ് ലൈംഗിക താൽപര്യക്കുറവ് രതിമൂർച്ഛ ഇല്ലായ്മ എന്നീ മാനസിക ലക്ഷണങ്ങൾ ങ്ങളോടൊപ്പം പല തരത്തിലുള്ള ശാരീരിക ലക്ഷണങ്ങളും കാണാം ശാരീര ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വേദന കഴപ്പ് വയറു എരിച്ചിൽ തലവേദന തലകറക്കം സന്ധിവേദന നീർക്കെട്ട് തുടങ്ങി പലതും ഇതിൽ ഉൾപ്പെടുന്നു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 അകാരണമായ ഉത്കണ്ഠ ക്ഷീണം ഭയം ഉറക്കകുറവ് വിശപ്പില്ലായ്മ ചിലപ്പോൾ വിശപ്പ് കൂടുതൽ ഭക്ഷണം കൂടുതലോ കുറച്ചോ കഴിക്കുക കൂടുതലായോ കുറവായോ ഉറങ്ങുക പതിവിൽ കുറഞ്ഞതോ അമിത അമിതമായതോ ആയ ലൈംഗിക താല്പര്യം പുരുഷനിൽ ഉദ്ധാരണക്കുറവ് താല്പര്യക്കുറവ് സ്ത്രീകളിൽ യോനി യോനിവരൾച്ച ലൈംഗിക ബന്ധത്തിൽ വേദന തുടങ്ങിയവ ഇതിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങളാണ് ഇതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ കാണപ്പെടുന്ന നാഡി കോശങ്ങളിലാണ് serotonin nor epinephrine എന്നീ രാസവസ്തുക്കൾ ഉല്പാദിപ്പിക്കുന്നത് ഈ രാസവസ്തുക്കൾ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്ന നാഡിപദങ്ങളാണ് വിഷാദത്തിൽ ശരീര പ്രക്രിയകളെയും സ്വഭാവ സവിശേഷതകളെയും നിയന്ത്രിക്കുന്നത്

nor epinephrine അ അളവിൽ ഉണ്ടാവുന്ന കുറവാണ് വിഷാദ രോഗത്തിന് അടിസ്ഥാനം പല കാരണങ്ങൾ ഉണ്ടെങ്കിലും പൊതുവായ പൊതുവായി ചിലവ താഴെ കാണുക പീഡാനുഭവങ്ങൾ

പാരമ്പര്യം ചില കുടുംബങ്ങളിൽ പാരമ്പര്യമായി ഇത് കണ്ടുവരുന്നു വിവാഹ മോചനം പ്രണയനൈരാശ്യം ജോലി നഷ്ടപ്പെടൽ തുടങ്ങിയവ മാനസിക ശാരീരിക തീരാ രോഗങ്ങൾ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

എന്നാണ് കണക്കുകൾ വികസ്വര രാജ്യങ്ങളിൽ ഇരുപതുശതമാനം അഥവാ അതായത് അഞ്ചിൽ ഒന്ന് അമ്മമാരിൽ ഈ പ്രശ്നം ഉണ്ടാവുന്നുണ്ട് പ്രസവശേഷം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

ഗർഭധാരണത്തിനു മുമ്പേ ഉണ്ടായിരുന്ന വിഷാദം ഉത്കണ്ഠ ശാരീരിക മാനസികമോ പീഡനങ്ങൾ വൈവാഹിക ജീവിതത്തിലെ പ്രശ്നങ്ങൾ കുഞ്ഞിന്റെ ഭാവിയെപ്പറ്റിയുള്ള ആകുലതകൾ സാമ്പത്തിക സാമൂഹിക ആരക്ഷി അരക്ഷിതാവസ്ഥകൾ തുടങ്ങി നിരവധി കാരണങ്ങൾ ഇതിന്റെ ഉത്ഭവത്തിന് പ്രചോദനമാകുന്നു എന്നാണ് പഠനങ്ങൾ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ അമിത ഉറക്കം ഒന്നിനോടും താല്പര്യമില്ലായ്മ കുഞ്ഞിന് വേണ്ട ശ്രദ്ധ കൊടുക്കാതിരിക്കുക ഉൽക്കണ്ഠ വിഷാദം അമിത ക്ഷീണം ദേഷ്യം ആത്മഹത്യാ പ്രവണത കുഞ്ഞിനെയോ സ്വം സ്വയമേയോ മുറിവേൽപ്പിക്കാൻ ഉള്ള പ്രവണത കുഞ്ഞിനേ കൊല്ലാനുള്ള പ്രവണത തുടങ്ങിയവയൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ പ്രസവശേഷം ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവ സ്വയം തിരിച്ചറിയുകയോ കൂടെ ഉള്ളവർ മനസിലാക്കുകയോ ചെയ്ത് എത്രയും വേഗം വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്. hello

ആ ഷംസിക്ക അല്ലേ

ആ മനസ്സിലായിരിക്കുന്നു എന്തൊക്കെയാ വിശേഷം?

എന്താ? നല്ല വിശേഷം.

ഇവിടെ ഉണ്ട് നാട്ടിലുണ്ട്. വീട്ടിലാണ് ഇപ്പോ. ആ ഞാനും വീട്ടിലാണ്. food ഒക്കെ കഴിച്ചോ? ആ കഴിച്ചു. food നോമ്പ് തുറന്ന് കഴിച്ചിരിക്കുകയാ ആ ഞാന് ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു

photography യുടെ ഒരു course എടുത്താലോ എന്നിങ്ങനെ ഉണ്ട്

അതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കാനായിരുന്നു നിങ്ങള് പഠിത്തം കഴിഞ്ഞ് ഇപ്പൊ എങ്ങനെ degree കഴിഞ്ഞോ ഇപ്പോ അല്ലെങ്കിൽ plus two കഴിഞ്ഞോ?